ഹലോ അൽ അമീനല്ലേ

സർദാർ കെ ആഹ് മനസിലായി മനസിലായി പിന്നെ ഞാൻ പിന്നെ വിളിച്ചതെ ഇങ്ങള് പോയിന്ന് ഒക്കെ കേട്ടു അപ്പൊ അതിനെ കുറിച്ചൊന്നു ചോയ്ക്കാനേർന്നു. ഞാനും ഭാര്യയും കൂടി കേരളം മൊത്തം ഒന്ന് കറങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേരളം മൊത്തത്തിലോ മാഷാ അല്ലാഹ്

തണുപ്പ് ഏറ്റവും കൂടുതൽ വരുമ്പോ നമ്മടെ വയനാട് ഊട്ടി കൊടക് അത് വരെ ഒക്കെ പോണ്ടേരും ഓഹ് നമ്മുടെ സംസ്ഥാനം കടന്നും പോവേണ്ടെരും അല്ലെ. ആഹ് അതല്ല അപ്പൊ യാത്രയെ കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താ യാത്ര നമ്മളെ മനസിനെ എങ്ങിനെയാണ് എന്നപോ നല്ലമ്പോലെ ബാധിക്കേ യാത്ര ആഹ് അതെ യാത്രാന്ന് പറയുമ്പോ യാത്രെൽ നമ്മുടെ ആദ്യം നമ്മുക് നമ്മുടെ അടിസ്ഥാനമായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശ്ശെരിപ്പെടുത്തണം എവിടെ പോവേണെകിലും

അതായത് ഇപ്പൊ നമ്മളെ ഫുഡ് പെട്ട് പെട്ട് സ്ഥലം പെട്ട് നമ്മുടെ താമസ പെട്ട് ഒക്കെ പെട്ട്

പിന്നൊരു ഫാമിലി ടൂർ പോവാണെങ്കിൽ എല്ലാരും പോവാണെങ്കിലും നമ്മൾ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് സെറ്റാകേണ്ടത് മെയിൻ അടിസ്ഥാന കാര്യങ്ങളാണ്

ആഹ് അതെയതെ അതെ അതെ. പിന്നെ അതല്ല ഞാന് തലസ്ഥാന നാഗരിയിലേക് ഒരു യാത്ര പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എങ്ങിനെ അവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട് നമ്മുടെ കാണാൻ ഏറ്റവും പറ്റിയ സ്ഥലങ്ങൾ ഏതാ? അവിടേക്കു പൊമ്പോ ഏറ്റവും കാണാൻ പറ്റിയ സ്ഥലം നമ്മളെ ബീച്ച് ണ്ടല്ലോ ആഹ് ഒരു കടൽ തീരങ്ങൾ അല്ലെ

കടൽ തീരത്താണ് ഏറ്റവും സുഖം കാണാൻ എല്ലാം ആഹ് അല്ല അഹ് അവിടെ ഈ സന്ദർശന മേഖലകൾ എങ്ങിനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങിനെണെങ്കിൽ ഈ ആഹ്

മൃഗശാലകള് അതുപോലെ തന്നെ

നമ്മളെ ഫാമിലിക്ക് പറ്റിയ ഓരോ സെറ്റപ്പ് സ്ഥലങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും

അതല്ലേ കേരളത്തിൽ യാത്ര സഞ്ചാര മേഖലകൾ പരിശോധിച്ചു നോക്കണെങ്കിൽ കേരളമാണോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തമിഴ് നാട്ടിലേക്ക് പോകുന്നതാണോ ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ് അപ്പൊ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏതാണ് നല്ലത്

കേരളത്തിലെ ഇതന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇതുവരെ ഒന്നും സന്ദർശിക്കാത്തൊണ്ട് നമുക്ക് അങ്ങട്ട് പിടുത്തം കിട്ടൂല

എത്രയോ സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഇപ്പൊ ഇവിടെ തിരുവമ്പാടി തന്നെ എത്രയോ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് അടിപൊളി

ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മക് അന്യ സംസ്ഥാങ്ങളിൽക്ക് ഒക്കെ നമുക്ക് ചിന്തിക്കാം

നമ്മുടെ അടുത്തന്നേണ് ഈ തിരുമ്പാടി സ്ഥലത്തൊക്കെ

നമ്മടെ നാരങ്ങത്തോട് അങ്ങിനത്തെ കൊറേ വെള്ളച്ചാട്ടവും നല്ല സ്ഥലങ്ങളുണ്ട്

ആഹ് അതല്ലേ ഇഹ് പിന്നെ ഈഹ് നമ്മളിപ്പോ താങ്കൾ നിൽക്കുന്നത് മലപ്പുറത്താണല്ലോ അപ്പൊ മലപ്പു താങ്കളുടെ വീട്ടിലേക്കും ഞങ്ങക്ക് യാത്ര ചെയ്യാനുള്ള രീതിയിൽ അവിടൊക്കെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു സാധ്യത ഒന്ന് അറിയിക്കാമോ ഇപ്പൊ ഇവിടപ്പോ ഇപ്പൊ അടുത്തായിട്ട് തന്നെ കൊറേ ഇപ്പൊ സന്ദർശിക്കാൻ കൊറേ സ്ഥലങ്ങൾ ഇപ്പൊ ഇവിടെ ഇണ്ടാകിൻഡ് ഇപ്പൊ വണ്ടർല മാതിരിത്തെ

അടിപൊളി സ്ഥലങ്ങൾ ഇപ്പൊ ഇവിടെ ഇണ്ടാകിൻഡ് മിനി മിനി വണ്ടർലാന്ന് പറഞ്ഞിട്ടൊക്കെ

ഞമ്മളെ പാലം ഉണ്ടല്ലോ ചില്ലൊണ്ടുള്ള പാലം ഒക്കെ

ആഹ് ഈ സോഷ്യൽ മി സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഞാൻ കാണാറുണ്ട് ആ സാധനം അതല്ല പിന്നെ ആഹ് ആഹ് പിന്നെ ഇപ്പൊടുത്ത് നമുക്ക് ഏറ്റവും സൗകര്യം ഉള്ള വേറൊരു കാര്യം എന്താച്ചാൽ ഇപ്പൊ അധിക

ഞമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ അധിക ആൾക്കാരും ഓരോ കാര്യങ്ങൾ പറയിൻഡ് എവിടൊക്കെ നല്ല സ്ഥലങ്ങൾ ഏറ്റവും വിലകുറവിന് കിട്ടുന്നത് അങ്ങിനതൊക്കെ കൊറേ ആളുകൾ ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് താമസ സ്ഥലത്തിനൊക്കെ ഏറ്റവും വില കുറഞ്ഞ പൈസയുള്ള സ്ഥലങ്ങൾ അതേപോലെ എങ്ങിനെ നമുക്ക് പോകാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതന്നെ ഓരോരുത്തർ നമുക്ക് തന്നെ കാണിച്ച് തരുന്നുണ്ട്

അപ്പൊ അതോക്കെണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത് അതല്ല അതിനപ്പുറം ഓഹ് മലപ്പുറത്തേക് വരുമ്പോ കോഴിക്കോട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലാലോ കോഴിക്കോടിന് എന്തൊക്കെയാണ് താങ്കളുടെ എടുത്ത് അഹ് അയൽ ഈഹ് അയൽ നാടല്ലേ

കോഴിക്കോടുക്ക് നമ്മൾ പോവേണെങ്കി ആദ്യം നമ്മൾ ബീച്ചെന്നെ സന്ദർശിക്കണം നമ്മളെ കടൽത്തീരം

അതിന് ശേഷം പിന്നെ ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട് നമുക്ക് വൈബ് അടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലാണ് നല്ല ഫോട്ടോസും നല്ല

മുട്ടായി തെരുവിന്ന് ഒക്കെ നമുക്ക് സാനങ്ങൾ വാങ്ങീട്ട് ഗുജറാത്തി സ്ട്രീറ്റ് ആണ് പിന്നേം പൊളി സൂപ്പറാണ്

ഗുജറാത്തി സ്ട്രീറ്റിനെ നിങ്ങൾ മുന്നേ പോയിട്ടുണ്ടോ? ആഹ് പോയ പോലെ ഒന്ന് ആഹ് ഒരു ഓർമയുണ്ടെന്ന് തോനുന്നു പിന്നെ വേറെ എന്തായാലും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഗുജറാത്തി സ്ട്രീറ്റിനൊക്കെ

പിന്നെ എന്തായാലും നമ്മളെ കോയിക്കോടൻ ഫുഡ് ഇഹ് ഭക്ഷണം നമ്മൾ രുചിക്കെന്നെ വേണം മ്മ്ഹ് പറയാതിരിക്കാൻ പറ്റൂലല്ലേ അഹ് എന്ന വളരേ നന്ദി അൽ അമീൻ കാരണം ഇതിനെ കുറിച്ച് എനിക്കൊരു ബോധം ഇല്ലായിരുന്നു

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശെരി